കാരണം എന്താ വെച്ചാല് ഇന്ന് നമ്മള് നിത്യം ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അത് പോലെത്തന്നെ നമ്മുക്ക് പണ്ട് കാലങ്ങളിൽ ന്ന്‌ പറയ്ന്നത് നമ്മുക്ക് ഒരു കത്ത് അയച്ച് കഴിഞ്ഞാല് നമ്മക്ക് അത് മാസങ്ങളോളം കഴിയും നമ്മുക്കത് അവരുടെ കയ്യിലൊന്ന് എത്തിപ്പെടാൻ തപാൽ വഴി post ചെയ്ത കഴിഞാല് മാസങ്ങളോളം കഴിയും അവരുടെ ഏർ കയ്യിലൊന്ന് എത്തിപ്പെടാൻ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഒരു message ഇലൂടെയോ അല്ലെങ്കിലൊരു mail ഇലൂടെയോ നമ്മുക്ക് പെട്ടെന്ന് തന്നെ ഒരു നിമിഷ നേരം കൊണ്ടെന്നെ കൈമാറാവുന്ന technology ഉം വളർന്നിട്ടിണ്ട് അത് നമ്മക്ക് ഒരുപാട് നല്ലതാണ് പക്ഷെ അത് പോലെത്തന്നെ നമ്മുക്ക് ഒരുപാട് ദോഷങ്ങളും ഈ ഒരു technology വഴി നമ്മുക്ക് ഏർ ഉണ്ടാവാറുണ്ട്.

ഏർ അവർക്ക് mobile കൂടുതല് addict ആവാതെ. അവര് mobile കൂടുതല് addict ആവാതെ. അത് പോലെത്തന്നെ online game കളില് online business കളില് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കൂടുതല് addict ആവാതെ നമ്മൾ മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്ക നമ്മളെ മക്കളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് നമ്മുക്ക് അവർ നമ്മടെ നമ്മടെ ഭാവിയില് നമ്മുക്ക് അവരേം കൊണ്ട് ഏർ നമ്മുക്ക് ഉപകാരങ്ങൾ ഉണ്ടാവു ഉള്ളു അല്ലാതെ നമ്മുക്ക് ഒരിക്കലും അവര് നമ്മളെ mobile ന് addict ആക്കി അല്ലെങ്കിലൊരു online സംവിധാനത്തിൽ അവർ addict ആക്കി technology യുടെ സംവിധാനത്തിൽ അവർ addict ആക്കി എന്ന് വിചാരിച്ചിട്ട് നമ്മുക്ക് അവരേം കൊണ്ട് ഭാവിയില് ചെലപ്പോ ഉപകാരുണ്ടായി ക്കോളണെന്നില്ല നമ്മൾ നമ്മുക്ക് നമ്മളെ മക്കളെക്കൊണ്ട് ഉപകാരം കിട്ടണം എന്നുണ്ടെങ്കില് നമ്മള് നമ്മളെ മക്കളെ നന്നായിട്ട് care എയ്യാ അത് പോലെത്തന്നെ technology ടെ വളർച്ചയിലൂടെ ഏർ ഒട്ടും technology ടെ വളർച്ചയിലൂടെ അവരെ കൊണ്ട് പോവണ്ടാ എന്നല്ല ഞാൻ പറയ്ന്നത് technology വളർന്നത് വളരുന്നതോടൊപ്പം തന്നെ നമ്മടെ മക്കൾടെ ബുദ്ധിവികാസങ്ങളും ഒക്കെ വളർന്നോണ്ട് ഇരിക്കാണ്‌ അപ്പൊ കൂടുതൽ addict ആവാതെ technology ല് കൂടുതല് addict ആവാതെ നമ്മള് മാതാപിതാക്കള് നന്നായിട്ടവരെ ശ്രദ്ധിക്കാ അവരെ studies ന്റെ കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അവരെ നന്നായിട്ട് തന്നെ care എയ്യ ഏർ അൽപ സമയങ്ങൾ അൽപ സമായെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മള് spend എയ്യ ഇങ്ങനെ ഒക്കെയാണ് നമ്മക്ക് ചെയ്യാൻ കഴിയുള്ളു ഇന്നത്തെ technology എന്ന് പറിയ്ന്നത് ഏർ നമ്മുടെ ഏർ സംഭവമാണ് ഇന്നത്തെ technology എന്ന് പറയ്ന്നത് നമ്മടെ ഭാവിയെ ഒരുപാട് പുരോഗമിച്ചിട്ടിണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മള് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടവും അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഇള്ളത് ഇന്നത്തെ technology നമ്മുടെ ഭാവിയെ ഒരുപാട് ഒരുപാട് പുരോഗമിച്ചിട്ടിണ്ട് അതായത് ഒരു വീട് നിർമാണത്തിന്റെ ആണെങ്കിലും അത് പോലെത്തന്നെ മറ്റു വസ്തുക്കൾ നിർമാനിക്ക് ന്ന്‌ മറ്റു വസ്തുക്കൾ നിർമ്മിക്കുന്നതിന്റെ ആ ഒരു സംവിധാനത്തിലൂടെ ആണെങ്കിലും പണ്ട് കാലങ്ങളില് ന്ന്‌ പറിയ്ന്നത് അതു മനുഷ്യര് മ്മ് ഓരോ മനുഷ്യര് ഓരോ സംഭവങ്ങള് നമ്മളെ നാട്ടിൽ വളർന്നു കൊണ്ടിരുന്നത് ഒരു building ആണെങ്കിലും ഒരു വീട് ആണെങ്കിലും

പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു technology യുടെ വളർച്ച കാരണം കൊണ്ട് തന്നെ നമ്മുക്ക് ഒരുപാട് ഉപഹാരങ്ങളും ഉണ്ട് ന്ന്‌ ഞാൻ പറഞ്ഞില്ലേ അത് പൊൽത്തന്നെ

ഏർ നമ്മള് ഓരോ വ്യക്തികളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും കൂടുതല് നമ്മള് mobile ന് addict ആവാതെ അവരെ നന്നായിട്ട് തന്നെ care എയ്യാ അതുപോലെതന്നെ നമ്മൾ അവരെ നമ്മുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തില് ഒരു അൽപ സമയെങ്കിലും ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാര് അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്ത സമയം spend എയ്യാ അവര് ആയിട്ട് എല്ലാം share എയ്യാ അങ്ങനെ ഉള്ളൊരു സംവിധാനങ്ങളൊക്കെ നമ്മള് അങ്ങനുള്ളൊരു സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടില് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാ അതുപോലെതന്നെ ഒരുമിച്ച് യാത്ര എയ്യാ ചില സമയങ്ങളിലൊക്കെ അവരേം കൊണ്ട് പൊറത്തു പോവുക കൂടുതല് mobile ൽ addict ആവാതെ അവരെ നമ്മള് നന്നായിട്ട് care എയ്യാ അങ്ങനിള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് ഇന്നത്തെ technology ടെ വളർച്ചയില് നമ്മുക്ക് അവരെ ഒരുപാട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം technology യുടെ കൂ കൂട്ടത്തില് അവര് കൂടുതല് addict ആവില്ല mobile ന് addict ആവില്ല അങ്ങനെ ഇള്ള സംവിധാനങ്ങളൊക്കെ നമ്മുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ മക്കളെ കൂടുതലായിട്ടും നമ്മള് care എയ്യാ അതുപോലെതന്നെ അവരെ വേണെങ്കിലും നമ്മുക്ക് പുറത്തു പോവാം അതുപോലെതന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അവരെ studies ഇനും അല്ലാ എന്ന് ഇണ്ടെങ്കില് അവർടെ നും എല്ലാം നമ്മള് നമ്മളായിട്ട് തന്നെ നമ്മുക്ക് അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ഭാവിയെ കുറിച്ചിട്ടിള്ള ചിന്തകള് അവർക്ക് നമ്മൾക്ക് അവര്ടെ മനസ്സില് കൊണ്ട് വരുക

technology ടെ കൂടെ അവരും വളരണം പക്ഷെ എങ്കിലും കൂടുതലും technology ടെ കൂട്ടത്തിൽ അവരെ വിടാതിരിക്കാം അതുപോലെതന്നെ നമ്മടെ mobile ന്റെ കൂട്ടത്തിലും mobile കൂടുതല് ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലും അവരെ നമ്മൾ പെടുത്താതിരിക്ക. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ മാതാപിതാക്കളോട് പറയാനിള്ളത് അപ്പൊ നമ്മളെ ഏർ ജീവിച്ച് വന്നിരുന്നൊരു കാലഘട്ടംന്ന് പറഞ്ഞാൽ ഇത്രയും technology ഒന്നും വളർന്ന്‌ വരാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അങ്ങനെയെല്ലാ ഒരുപാട് technology യും സംവിധാനങ്ങളും ഒക്കെ വളർന്നു കൊണ്ടിരിക്കയാണ് അപ്പം നമ്മള് മാതാപിതാള് അവരെ നന്നായിട്ട് care എയ്യാ നന്നായിട്ട് ശ്രദ്ധിക്കാ എല്ലാ കാര്യങ്ങൾക്കും അവർടെ കൂടെ നിക്കാ നമ്മടെ സമയം നമ്മുടെ ഒരു ദിവസത്തില് അൽപ സമയെങ്കിലും നമ്മൾ അവരു ആയിട്ട് spend എയ്യാ അവരു ആയിട്ട് കൂട്ട് കൂടുക ചിരിക്ക സംസാരിക്ക അവരു ആയിട്ട് food കഴിക്കാ അവരു ആയിട്ട്പൊറത്തു പോവുക അങ്ങനെ ഇള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാ അങ്ങനെ ഇള്ള സംഭവങ്ങളൊക്കെ ചെയ്ത കഴിയുമ്പോ നമ്മടെ മക്കള് കൂടുതല് ഈയൊരു mobile നെ അല്ലെങ്കില് technology ക്ക് അല്ലെങ്കിൽ വേറൊരു negative ആയിട്ടിള്ള ചിന്തകൾക്ക് അവര് പോ അവർക്ക് പോവാതിരിക്കാന് കഴിയും. അതോണ്ട് നമ്മളെ മാ നമ്മള് മാതാപിതാക്കള് എപ്പൊഴും അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക അങ്ങനിള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത കൊടുക്ക. അങ്ങനെ നന്ദി നമസ്കാരം. Hello നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി ബിരിയാണികൾ പല തരം ബിരിയാണികളുണ്ട് അതിൽ ഞാൻ ഒരു രണ്ടു മൂന്ന് തരം ബിരിയാണികളാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് ഞാൻ vegetable ബിരിയാണി ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ട ingredients എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ബിരിയാണി അരി മൂന്നര cup നെയ്യ് നൂറ് gram ഡാൽഡ നൂ നൂറ് gram കറുവപ്പട്ട ഒരു കഷ്ണം ഗ്രാമ്പൂ ആറ്‍ ഏലക്ക ആറ് ഉപ്പ് പാകത്തിന് വെള്ളം ഏഴ് cup masala ക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ടു table spoon സവോള രണ്ട് കനം കുറ ച്ചരിഞ്ഞത് പച്ചമുളക് ആറ്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

മല്ലിയില അമ്പത് gram അരിഞ്ഞത് പൊതീനയില അമ്പത് gram അരിഞ്ഞത് set ചെയ്യാൻ ഇതു നെയ്യിൽ കുറച്ച് ഗരം masala പൊടി ഒരു table spoon സവോള രണ്ട് ചെറുതായി അരിഞ്ഞത് വറുത്തത് essence ഒരു tea spoon അവ തയ്യാറാക്കുന്ന വിധം അരി കഴുകി വാരി വെള്ളം വാരാൻ വെക്കുക നെയ്യും ഡാൽഡയും ചൂടാക്കി കറുവപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക എന്നിവ പൊടിച്ച ശേഷം അരി ചേർത്ത് അഞ്ച്‌ minute ഇളക്കി വെക്കുക ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് തിളക്കുമ്പോൾ പാത്രം അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ച് വെള്ളം വറ്റി എടുക്കുക masala തയ്യാറാക്കാൻ എണ്ണ ചൂടാക്കി

വഴന്ന് കഴിയുമ്പോൾ പച്ചമുളകും ഉപ്പും അര cup വെള്ളവും ചേർത്ത് വേവിക്കുക പച്ചക്കറികൾ വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുക തിളക്കുമ്പോൾ ഗരം masala പൊടിയും മല്ലിയിലയും പൊതീനയിലയും ചേർത്തിളക്കി

നുരുവത്തിൽ വെക്കുക ഇനിയും set ചെയ്യാൻ ഒരു വലിയ പാത്രത്തിൽ നെയ്യ് പുരട്ടി പകുതി masala നിരത്തുക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 നിരത്തുക വീണ്ടും masala നിരത്തി ബാക്കി ചോറും നിരത്തിയ ശേഷം ബാക്കിയുള്ള ഗരം masala പൊടിയും സവോള വറുത്തതും essence ഉം ചേർക്കുക വേണമെങ്കിൽ മല്ലിയിലയും പൊതീനയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക

അതിനുവേണ്ട ചേരുവകൾ masala ക്ക് beef ഒരു kilogram കഷ്ണങ്ങളാക്കിയത് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നാല് table spoon സവോള രണ്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് പച്ചമുളക് പത്ത് പിളർന്നത് തക്കാളി രണ്ട് മുറിച്ചത് മുളക് പൊടി ഒന്നര tea spoon മഞ്ഞൾപൊടി അര tea spoon സവോള രണ്ട് അരിഞ്ഞത് വറുത്തത് ഗരം masala പൊടി ഒരു tea spoon മല്ലിയില ഒരു cup അരിഞ്ഞത് പൊതീനയില അര cup തൈര് കാ cup ഉപ്പ് പാകത്തിന് set ചെയ്യാന് നെയ്യ് കുറച്ച് ഗര masala പൊടി ഒരു table spoon vegetable ബിരിയാണിയുടെ അതെ കുറിപ്പനുസരിച്ച് തയ്യാർ തയ്യാറാക്കിയാൽ തയ്യാറാക്കി വെക്കുക beef തയ്യാറാക്കാൻ cooker ൽ എണ്ണചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി paste ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് സവോള പച്ചമുളക് തക്കാളി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കുക സവോള വഴന്ന ശേഷം മുളകുപൊടി മഞ്ഞൾപൊടി ഗരം masala പൊടി എന്നിവ ചേർത്തിളക്കി മൂത്ത മണം വരുമ്പോൾ മല്ലിയില പൊതീനയില തൈര് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് സമയം വഴറ്റുക ഇതിലേക്ക് beef ചേർത്തിളക്കി പാകത്തിന് വെള്ളവും ചേർത്ത് cooker ൽ അടച്ച് വേവിക്കുക വെന്ത ശേഷം cooker തുറന്ന് വെള്ളം അധികമുണ്ടെങ്കിൽ വറ്റിച്ച് വറ്റിച്ച് വരട്ടിയെടുക്കുക ഇനി set ചെയ്യാൻ ഒരു വലിയ പാത്രത്തിൽ നെയ്യ് പുരട്ടി പകുതി ഇറച്ചി നിരത്തുക ഇതിനുമുകളിൽ ചോറിന്റെ പകുതിയും ഗരം masala പൊടിയും സവോള വറുത്തതും പകുതി വിതറി ശേഷം വീണ്ടും ഇറച്ചിയും ചോറും ഒന്നി ഇടവിട്ട് നിരത്തുക ഏറ്റവും മുകളിൽ ഗരം masala സവോള മിശ്രിതം വിതറി പാത്രം അടച്ച് ചെറു തീയിൽ അഞ്ച്‌ minute ഉണ്ടാക്കി എടുക്കുക ഇത്രയും പറഞ്ഞ് വളരെ tasty യും രുചികരവുമായ ഒരു രണ്ട് ബിരിയാണികളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും

വളരെ അധികം നമ്മക്ക് ഗുണകരവും സ്വാദിഷ്ഠവുമായ വിഭവമാണ് നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കണം നമ്മൾ hotel ൽ നിന്നും പലയിടത്ത് നിന്നും നമ്മൾ ബിരിയാണികൾ കഴിക്കും പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹരിതവിപ്ലവം എന്ന topic ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുവതുകളിൽ ഭക്ഷ്യ വിദേശത്തുനിന്നും ഇറക്കുമതി ചെയ്‌തു കൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ആയ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വന്നപ്പോൾ സമ്മർദ്ദങ്ങൾക്കും ഇടപെടലുകൾക്കും ഇന്ത്യ വിദേയമായി ഇന്ത്യക്കു നൽകിയ സഹായത്തിന് അമേരിക്ക സാമ്പത്തിക നയങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കൊണ്ടേ ഇരുന്നു ഈ സാഹചര്യത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്ത ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യ government വരും പുതിയ കാർഷിക പദ്ധതികൾ ആവിഷ്‌കരിച്ചു കാർഷികമായി പിന്നോട് നിൽക്കുന്ന പ്രദേശങ്ങൾക്കും ദരിദ്രനായ കർഷക്കർക്കും സഹായവയും പഴെയെ government തെരെഞ്ഞെടുക്കുന്ന പകരം ജന സേവന സൗകര്യ മേഖലാങ്ങ ൾക്കും കർഷകർക്കും സ്വദേശങ്ങളും കുറഞ്ഞ വിഭവങ്ങൾ നല്കാൻ government തീരുമാനിച്ചു ഉത്പാതനം നടത്തിപ്പിച്ചെടുക്കാൻ ശേഷിയുള്ളവരെ സഹായിക്കാൻ ഉതപാതനം വർധിക്കാൻ കഴിമെന്നാണ് government ഇൻ്റെ കണക്കു കൂട്ടൽ ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളും രാസപദാർത്ഥങ്ങളും കിടനാശികളും government സഹയായി വെച്ച് കർഷകർക്ക് നൽകി മെച്ചപ്പെട്ട ചില സേവന സൗകര്യങ്ങളും നല്ല പരിശോധന സൗകര്യങ്ങളും ഏർപ്പെടും കാർഷിക വായ്പകൾ അനുവദിച്ചു കർഷകർ കർഷകരുടെ വില്പനകൾ ഒരു നിശ്ചിത വിലക്കു വാങ്ങാൻ government വാങ്ങാൻ വാങ്ങാണെന്നും government ഉറപ്പു നൽകി ഒരു ഇതുവരെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു കാർഷിക രംഗത് അനുകൂലവും പ്രതികൂലവും ആയ സൃഷ്ടിക്കുകയും ചെയ്തു ഹരിത വിപ്‌ളവമായ മിതമായ കാർഷിക ഉയർച്ചയാണ് കൊണ്ടുവന്നത് പ്രോത്സാഹ മായാ വർധിപ്പിച്ചത് രാജ്യത്തെ ഭക്ഷ്യനിലത്തിലെ ഉയർത്തുകയും ചയ്തു കാർഷിക വളർച്ച ഉണ്ടായേക്കുമെന്ന പറഞ്ഞു തമ്മിൽ പ്രദേശങ്ങൾ തമ്മിലും അതുപോലുള്ള അനന്തരം വർധിക്കുന്നതിനും ഹരിത വിപ്ലവം ഇടയായി ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉപഭോക്താക്കൾ തമ്മിൽ ഭൂവിളവുകളുമായിരുന്നു ദരിദ്രൻമാരായ കർഷകർക്ക് അതിൻ്റെ ഗുണസ്ഥലങ്ങൾ ലഭിചില്ല സ്വാഭാവികമായും ദരിദ്രർ കർഷകർക്കും ഉടമകൾക്കും തമ്മിലുള്ള അനന്തരം വർധിച്ചു പ്രദേശങ്ങൾ തമ്മിലുള്ള അനന്തരങ്ങളും ഉണ്ടായി പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ എന്നീ പ്രദേശങ്ങളും എന്നീ പ്രദേശങ്ങളും കാർഷിക എന്നാൽ മറ്റു പ്രദേശങ്ങൾ പിന്നോട്ടവസ്ഥയും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ രണ്ടു വിപ്ലവങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി ഹരിത വിപ്ലവം ദരിദ്ര തമ്മിലുള്ള അനന്തരം ഉണ്ടായിരുന്നു ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കാൻ ഇടതു പക്ഷ അനികുല സാഹചര്യമായിരുന്നു രണ്ടാമതായി ഇടത്തരം കർഷകരുടെ വിഭവങ്ങളുടെ ഉയർച്ചയ്ക്ക് ഹരിത വിപ്ലവം കാരണമായി ഇടത്തരമായി ഇടത്തരം വലുപ്പമുള്ള കൃഷിഭൂമിയുടെ ഉടമകളായ ഈ കർഷകരുടെ കർഷക രംഗത്തു മാറ്റങ്ങളിൽ നിന്ന് വാൻ നേട്ടം ഉണ്ടാക്കി രാജ്യത്തിൻ്റെ പല ഭഗത് പാൽ രാഷ്ട്രീയ സാധ്യതകളുള്ള ഇരു വിഭാഗമായി അവർ ഉയരുകയും ചയ്ത ആ മൂല്യങ്ങൾ പരസ്പര അമൂല്യ ഉത്പന്നങ്ങൾക്കും തുടങ്ങ യുടെ വിജയ ചരിത്രമുണ്ട് ഗുജറാത്തിനെ നഗരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിആറ് ഒരു ഉണ്ടായി ഗുജ്റാത് സഹകര ഉണ്ടായി പ്രസിദ്ദമായ ആരംഭിച്ചത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുരിയൻ പാൽ federation വിജയനിർണ്ണായക യുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴ്വതിൽ operation flood എന്നൊരു അറിയപ്പെടുന്ന ഗ്രാമ വിതക്തം എന്ന പരിവാടിക്ക്‌ തുടക്കം കുറിക്കപ്പെട്ടു ഇത് പ്രകാരം പൽ പാൽ ഉത്പാതകരുടെ സഹകരണ സംഘങ്ങൾ ദേശിയ വ്യാപകമായി വിപൂലീകരിക്കപ്പെട്ടു പാൽ ഉത്പാതനം വർധിക്കുക്കയും മറ്റു മറ്റു വാർത്ഥ്യ ഒഴിവാക്കിയ ഉത്പാതനവും വർഷത്തിൽ ഒരു കൃത്യമായ ഒരു വരുമാനം കിട്ടാതെ വരുത്താതിരിക്കുക്ക എന്ന് ഉറപ്പു വരുത്തുകയാണ് ലക്ഷ്യം operation flood എന്നൊരു ക്ഷീത പദ്ധതി മാത്രമിരുന്നില്ല പാൽ ഉത്പാതനത്തിലേ വികസനത്തിലേക്കുള്ള ഒരു പാതത്തെയാണ് അത് കണ്ടത് കൂടാതെ ഗ്രാമീണകാർക്ക് വരുമാനവും തൊഴിലു ബന്ധമായകാര്യനത്തിന് അത് ഉപയോഗിക്കാനും പ്രയോജനപ്പെ ടുത്തണമെന്ന് കരുതപ്പെടുന്നു ക്ഷീത സഹകരണ സംഘത്തിൽ വനിതാ സജീവമായി പ്രാവർത്തിച്ചിരുന്നു സ്വാഭാവികമായും വനിതാ രംഗങ്ങളുടേയും വനിതാ ക്ഷീത സഹകരണങ്ങളുടെയും എണ്ണം ധന്യമായി വർധിച്ചുകൊണ്ടേയിരുന്നു പിൽക്കാല സംവിധാന വികസ വികാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുവതുകളുടെ അന്ത്യത്തോടെ ഇന്ത്യയുടെ വികസനത്തിൽ ചില സുപ്രധാനമായാ ഒരു വഴിത്തിരിവുണ്ടായി നെഹ്രുവിൻ്റെ മരണ ശേഷം Indian സമ്പത്യവർ ചിലരുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചുള്ള ചില പരിഷ്‌കാരരങ്ങൾക്കു തുടക്കം കുറിക്കുന്നു ജന പ്രതിയാത ആർജ്ജിച്ചു വരുന്ന ഒരു നേതാവ് ആയി ഉയർന്നു വന്ന ഇന്ദിര ഗാന്ധിയുടെ ഭരണ കാലത്തു ഈ വഴിത്തിരിവുണ്ടായത് നിയന്ത്രണങ്ങൾ ശക്തിപെടുത്താൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു സ്വകാര്യ വ്യവസായങ്ങളുടെ മേൽ പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പതിനാലു സ്വകാര്യ bank കൾ വത്കരിക്കപ്പെട്ടു അങ്ങനെ പുതു മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കുകയും ച്യ്ത അനേകം പരിഷ്‌കരണങ്ങൾ ആയിരത്തി തൊള്ളരത്തി അറുവത്തേഴ് മുതൽകുള്ള കാലഘട്ട തീരുമാനിച്ചു ഈ മാറ്റങ്ങളിലൊക്കെ രൂപീകരറിച്ച നയങ്ങളിൽ government ഒരു ഉണ്ടായിരുന്നു - പൊതു മേഖലകൾക്ക് socialis നയങ്ങൾക്കു ഒന്നുങ്കാടെ നല്കികൊണ്ടുള്ള ജർമൻ സമീപനം രാഷ്ട്രീയ party ഒരു തരണമായി എന്നാൽ രാഷ്ട്രീയ നിയന്ത്രണമായ സാമ്പത്തിക വികസനത്തിനുള്ള അപിപ്രയ വൈക്യം അധിക കാലം നീണ്ടു നിന്നില്ല ആസൂത്രണം തുറന്നുവെങ്കിലും അതിൻ്റെ പ്രാധന്യം ധന്യമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എമ്പതിയും മദ്യ ഇന്ത്യ ജനസംഖ്യവളർച്ച അന്താഗതിലായിരുന്നു അതിൻ്റെ വാർഷിക വളർഷ നിരക് കേവലം മൂന്ന് മുതൽ മൂന്നേ point അഞ്ചു ശതമാനം മാത്രമായിരുന്നു ഇത് രാഷ്ട്ര രാഷ്ട്രയെ സംബന്ധിച്ചു പുതുമേഖലയ്ക്കുള്ള പപ്രതീക്ഷ നഷ്ടപ്പെടുത്തി കൂടാതെ ചില പൊതുമേഖല സംഭ്രമങ്ങളിൽ നേരിടുന്ന അഴിമതിയും സാമ്പത്തിക വികസനത്തിലും യൂറോപിയുടെ ദശകമാനം പങ്കു പൊതുജനങ്ങൾക്കും സാദനങ്ങൾ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പടുത്തി സാമ്പത്തിക പൂരോതിനെയും government പ്രകോലിപിച്ചു ഇന്ത്യ സമ്ബത് വ്യവസ്ഥയുള്ള രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ പുറത്തു നിന്നുള്ള സമീപനം ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകൾ മുതൽ government സ്വീകരിക്കാൻ തുടങ്ങി ഉദാര വത്കരണം സ്വകാര വത്കരണം ആഗോള വത്കരണം എന്നീ പരിവാടികൾക്കു ഊനം നൽകുന്ന ഒരു വികസന

ശാക്തിക ചേരികളിൽ നിന്ന് അകന്നു നിക്കുകയും മൂന്നാം ലോക രാജയങ്ങളിൽ താല്പര്യം ഉയർത്തിപിടിക്കുകായും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ത്യ എങ്കിലും ദേശിയ താല്പര്യങ്ങൾ താത്പര്യങ്ങൾ പരീക്ഷിക്കുന്നതിനായി വിദേശ മുന്ഗണനങ്ങൾ കിട്ടിയത് Indian വിദേശ നയത്തിൻ്റെ ശില്പിയായ ജവഹർലാൽ നെഹ്‌റുവാണ് വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ത്വത്തങ്ങൾ രൂപപ്പെടുത്തിയത് അദ്ദേഹം

വൈവിധ്യ ഘടങ്ങൾ വലിയ സ്വാതീനം ചെലുത്തുന്ന ഇന്ത്യയുടെ വിദേശ നയത്തെ ബ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുതീറ്റുള്ള ഘടകങ്ങൾ എന്തെല്ലാം മറ്റു രാജ്യങ്ങളെ പോലെ നയം വിദേശ നയത്തിന് രൂപീകരണത്തിൽ മുന്തിയ ദേശിയ താത്പര്യത്തിനാണ് സ്വതന്ത്രമായി തന്നെ നിരവധി പ്രശനങ്ങൾ രാജ്യത്തിന് നേരിടുവാൻ ബ്രിട്ടീഷ് government പല അന്തർദേശിയ സമ്മർദങ്ങളും ഇന്ത്യക്കു നേരിടേണ്ടരുന്നു ഇന്ത്യയെ കാത്തിരുന്ന മറ്റൊരു പ്രശനം ഈ പശ്ചാത്താപത്തിലാണ് അവർ സ്വന്തന്ത്ര രാഷ്ട്ര നേടിയ ഇന്ത്യ ലോക കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് സ്വതന്ത്ര ഇന്ത്യയുടെ വിദേശ നയങ്ങൾ നൽകുമ്പോൾ തമ്മിലുള്ള ക്ഷീത സമരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഖീത്ത സമരം രാജ്യത്തിൻ്റെ സ്വന്തന്ത്രത്തിനും അന്തർദേശിയ സമാദാനത്തിനും ഇന്ത്യ തുടക്കത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു അതിനാൽ ശാക്തിക ശെരികളിലും ക്ഷീത സമരങ്ങളിലും ചോര എ രൂപങ്ങൾ ഇന്ത്യ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ആദായപരമ്പരമാണ് ഒന്ന് കൊളോനയിലെ വംശീയ വാദം വർണ്ണ വിവേചന എന്നിവയുള്ള എതിർപ്പ് വിദേശ സഹായം കൈവരിക്കുന്നതിലുള്ള ഊനൽ ഐക്യ രാഷ്ട്ര സഭയിലുള്ള വിശ്വാസം സമാദാ ചേരിചേരായ്മ ചെരിച്ചയായിമ ഇന്ത്യ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ത്വത്തം ഇലോണം ചേരിചേരയിമാ അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യ നൽകിയ മികച്ച സംഭവനമാണ് ചേരിചേരായ്മ ലോക നിരക്കിൽ ഇന്ത്യയിൽ രണ്ടു സംവിദാനങ്ങളാണ് ഒന്ന് സ്വതന്ത്രമായ സമരങ്ങൾ രണ്ട ക്ഷീത സമര ഇന്ത്യ ദേശിയ പ്രസ്ഥാന ഒറ്റപ്പെട്ട ഒരു പ്രക്രിയ ആയിരുന്നു കൊളോണയിലെ സാമ്രാജ്യത്തിനു എതിരുണ്ടായ ലോക വ്യോമാക പോരാട്ടത്തിന് ഭാഗമായിരുന്നു അത് asianafrican സാമ്രാജ്യത്തിലെ വിമോചന പോരാട്ടങ്ങൾ ഇന്ത്യയിലെ സ്വതന്ത്ര സമര സ്വാധീനിക്കുകയുണ്ടായി

good evening എല്ലാവർക്കും നമസ്കാരം ഞാൻ FD ഇപ്പോ ഞാൻ ഇന്ന് നിങ്ങള അടുത്ത് പറയാൻ പോകുന്നത് universe നെപറ്റിയും

ഒരു തെളിവുകളുമില്ലാതെ ആലോചിച്ചു എടുക്കുന്ന ഒരു theory മാത്രമാണ് Hypothesis അപ്പൊ ഭൂമിയുടെ ആ ഈ ഭൂമി അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്നത് വെറും കളിമണ്ണ് അല്ലെങ്കിൽ കുറച്ചു Carbon dioxide കുറച്ച് Oxygen കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ചേർന്നുണ്ടായതാണ് മനുഷ്യർ ആ മനുഷ്യർ ഇന്ന് പലതരത്തിലുള്ള Complex emotions വരെ കാണിക്കുന്നുണ്ട് ഈ ലോകം തന്നെ ഇങ്ങനെ പിടിച്ചുനിൽക്കുന്നുണ്ട് എന്തോ ഒരു Dark energy ലൂടെ ആ Dark energy യാണ് എല്ലാവരും god എന്ന് വിളിക്കുന്നത് അത് ആരും കണ്ടിട്ടില്ല അത് എന്താന്ന് ആർക്കും അറിയില്ല പണ്ട് ഏർ പണ്ടത്തെ Ancient time ലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഓരോ കഥകളും ഇതുപോലെ തന്നെ അവർക്ക് തോന്നിയ മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവരെ പറഞ്ഞു കഥകൾ ആക്കി ഇപ്പോഴത്തെ അതൊക്കെ എല്ലാം Methical facts ആയിട്ട് മാറി അത്നെ പ്പോ ഇതാ ആളുകൾ Follow ചെയ്യുന്നുണ്ട് പക്ഷേ Scientific world അവര് തെളിവുകൾ ശേഖരിച്ചു ഓരോന്ന് കണ്ടെത്തി കൊണ്ടിരിക്കുകയാണ് Future generation artificial intelligence വരുന്ന കാലത്ത് പലരും ഇത് വിശ്വസിക്കത്തില്ല അന്ന് ഒരുപാട് modern Technology കൾ വരാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്കും ഒരു Theory ഇറക്കാം പോ ഞാനൊരു Theory പറയാണെങ്കിൽ ഇപ്പൊ Interstellar എന്ന movie അതിൽ എന്താ അവര് ബഹിരാകാശത്ത് പോകുന്നു അവിടെ ചെന്ന് Gravity അതിൻ്റെ

bus ൻ്റെ Speed നമുക്ക് മനസ്സിലാകും പുറത്തിരിക്കുന്ന ആൾക്ക് എന്നുവെച്ചാൽ അകത്തു നിൽക്കുന്ന ആൾക്ക് അഞ്ചു Minute എങ്ങനെയാണോ അതുപോലെയാണ് പുറത്തുനിക്കുന്ന ആൾക്ക് അമ്പത് കൊല്ലം പോലെ ചുരുക്കിപ്പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു പെണ്ണ് ആ പെണ്ണിൻ്റെ കൂടെ ഞാൻ അഞ്ചു Minute സംസാരിക്കയാണ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ സംസാരിക്കയാണ് ആ പെണ്ണ് ചെലപ്പോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പത്ത് ഒരു ദിവസം പോണ പോലെ തോന്നും പക്ഷേ എനിക്ക് ഒരു Minute സംസാരിക്കുന്ന പോലെ തോന്നുന്നുള്ളൂ അതാണ് Theory of relativity എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ കൊണ്ടുവന്നത് അതായത് ബഹിരാകാശത്ത് ഒരു അഞ്ചു Minute ഒരാൾ ചെലവഴിക്കാണ് പക്ഷെ ഭൂമിയിൽ അത് അമ്പത് വർഷമായിരിക്കും എന്ന് തന്നെയാണ് ഈ ലോകത്തിൻ്റെ കാര്യവും ഈ ലോകം എപ്പോ വേണോ പൊട്ടി വീഴാം നിമിഷം കൊണ്ട് പൊട്ടി വീഴാം പക്ഷേ ലോകത്തിന് വെറും അഞ്ചു Minute മതി പക്ഷേ നമുക്കത് അയ്യായിരം Million വർഷങ്ങൾ വേണം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ ഇങ്ങനെ ഒരു അടിത്തറയിൽ തന്നെ ജീവിക്കുന്നത് പിന്നെ നമുക്ക് Topic ലോട്ട് കടക്കാം Psychological factors ഈ മനുഷ്യൻ്റെ ഉത്ഭവം തന്നെ വലിയ ഉം ഒരുപാട് ഒരുപാട് ഒരുപാട് Histories ഉണ്ട് ചില ചില ഉദാഹരണം പറയുന്നു ആദവും ഹവ്വയും ജനിച്ചിട്ടാണ് വന്നത് ന്നു പറയുന്നു ചെലര് പറയുന്ന് ആദവും ഹവ്വയും അല്ല കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായെന്നു ആഹ് അപ്പോൾ നമുക്ക് രണ്ടും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ കൂടുതൽ നമ്മൾ Scientific എ വിശ്വസിക്കാൻ പറ്റ് പാടുള്ളൂ കാരണം ഈ ഇല്ലേ മനുഷ്യന്മാര് അവര്ക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ എഴുതിയിട്ട് ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കും അതായത് timeline പോലെ ഏർ terminator movie പലരും കണ്ടിട്ടില്ല cycle പോലെ ഒരു movie നടക്ക് നടക്കുന്നത് അതായത് നമ്മളെ ഭൂമി എപ്പോഴോ ക കഴിഞ്ഞു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭൂമിയുടെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും Theory ഉണ്ടായി Big Bang ഉണ്ടായി Theory അനുസരിച്ചു Big Bang ഉണ്ടായി വീണ്ടും പഴയ cycle ആരംഭിക്കുകയും എന്ന് വേണെങ്കിൽ വേറൊരു theory പറയാം നമുക്ക് എന്തുവേണമെങ്കിലും പറയാലോ അപ്പൊ topic ന്നു വെച്ചാൽ humen life നെപറ്റിയാണ് അത് പ ഇത് പറയാനൊക്കെ ഒരു കാരണം ഉണ്ട് life അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും തുടങ്ങുന്നു അവിടെന്നു emotions കിട്ടുന്നു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് തന്നെ emotions ആണ് ഈ ലോകത്ത് emotions Psychological emotions ഏർ psychology for example പറയുവാണെങ്കിൽ ഇപ്പോ Ghost Ghost ഒരാള് ഒരു സംഭവത്തിൽ അതിയായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നു അദ്ദേഹമാണ് football ലെ ഏറ്റവും Number one footballer ന്ന് അങ്ങനെ അങ്ങനെ അതിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് അത് നടന്നു നമ്മൾ എന്ത് എന്തിൽ ഉറച്ചു വിശ്വസിച്ചാലും അത് നടക്കും ഇപ്പൊ ഈ ouija board കളിക്കില്ലേ രാത്രി അത് കളിക്കുമ്പോ ഏർ നമ്മളത് ഉറച്ചു വിശ്വസിക്കണ് പ്രേതമുണ്ട് പ്രേതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോ എന്ത് പ്രേതം ഉണ്ടെന്ന് നമുക്ക് തോന്നും ഒരു Just അവിടെ എന്തെങ്കിലു ഒക്കെ ചെറിയൊരു കാറ്റടിച്ചാലും

Original ആയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും വേറൊരു example പറയുകയാണെങ്കിൽ നമുക്ക് ഒരാളെ ഒരുപാട് ഇഷ്ടുണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി പക്ഷേ നമുക്ക് അയാളെ വീണ്ടും കാണാൻ പറ്റിയെന്ന് വെച്ചാ നമ്മള് ഏർ അൻ പത്തു സാധനങ്ങൾ ഇരിക്കുന്നത് വെച്ചോ car അല്ലെ കളിപ്പാട്ടങ്ങൾ front ൽ വെച്ചിരിക്കുന്നു car ഏർ ചെടികളു പൂക്കൾ അങ്ങനെ എന്തെങ്കിലും അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്റ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മള് പിന്നീട് അതേപറ്റി ആലോച്ചു അപ്പൊ നമ്മളെ ഏറ്റവും ആകർഷിച്ച സംഭവങ്ങൾ അതിൽ കാണും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ brain ൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും കാണും അതായത് നമ്മൾ അടുത്ത് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയ അപ്പോ അയാളെ പറ്റി അയാളെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ജീവനോടെ ഉള്ളതായിട്ടു നമുക്ക് തോന്നും Human fact Human fact അതേപോലെ ഈ Scientific fact തമ്മിൽ ബി ഒ

പിന്നെ എല്ലാം അഹ് നമ്മൾ ഓരോ science പ്പോ chemistry Chemistry നമ്മൾ ഓരോ Structures ഇങ്ങനെ പഠിക്കുന്നുണ്ട് ആ Structures ഒക്കെ എന്താണ് just hypothesis ആണ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നടക്കും അല്ലാതെ Already അത് അങ്ങനെ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അത് ചെയ്യും അഹ് പിന്നെ Love Love നെ പറ്റി പറയുകയാണെങ്കി Love pure ആണ് but ഈ ചെറുപ്രായത്തിൽ ഒക്കെ love തോന്നാറുണ്ട് പക്ഷേ പിന്നെ വലിയ പ്രായമൊക്കെ ആവുമ്പോൾ ക്ക് love മാത്രം മതി എന്നൊരു Feel വരും നമുക്ക് അത് മാത്രം മതി വേറൊന്നും വേണ്ട അങ്ങനത്തെ ഒരു അങ്ങനത്തെ Feel വരുമ്പോൾ danger ആണ് ഈ Possessiveness ഒക്കെ കൂടി കൂടി വന്നു നമുക്ക് selfish ആവും അയാൾ നമുക്ക് മാത്രം മതി മതി എന്നൊരു തോന്നൽ വരും അങ്ങനെയാണ് കൊലപാതങ്ങൾ നടക്കുന്നത് എന്നിട്ട് ഈ ഇടയ്ക്ക് വന്നു ഷോൺ ജെ എന്നു പറഞ്ഞൊരു ആള് ജിൻസൺ എന്ന് പറയും അങ്ങേരെന്തോ സാത്താൻ സേവ എന്നു പറഞ്ഞ് സ്വന്തം കുടുംബത്തെ കൊന്നു അതായത് അയാൾക്ക് വട്ടാണ് ഇതൊക്കെ കണ്ടു കണ്ടു കണ്ട് വട്ടായി സ്വന്തം അച്ഛനും അമ്മയും നല്ല rich ആണ് അപ്പൊ അഹ് അവർ എപ്പോഴും busy യാണ് അവർക്ക് അങ്ങനെത്തെ ഏർ അവർക്ക് എന്താ അവർക്ക് അങ്ങനത്തെ ഒരു ഈ ഒരു Mother love ഓ father love ഓ ഒന്നും കിട്ടിയിട്ടില്ല ഇവൻ സ്വന്തമായിട്ട് Room ൽ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും വട്ടായി ഇത് കണ്ടു കണ്ടു കണ്ടു കണ്ടു കണ്ടു അവനു വട്ടായി For example ഇപ്പോ നമുക്ക് ലംബോർഗിനി വേണം കിട്ടും കിട്ടും കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ച നമുക്കത് കിട്ടും അത് ഏർ ഇപ്പൊ എന്താ പ്പോ ഒരാൾക്ക് Football ഭയങ്കര ഇഷ്ടമാണ് Football ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ Football ലെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അതിനു Football ലുള്ള എല്ലാ ആളുകളുടെ Details ഉം അറിയാം അവൻ്റെ ജനനം മുതലും ഭാര്യയുടെ പേര് വരെ അറിയാം പക്ഷേ സ്വന്തം പഠിത്തത്തിൽ പഠിത്തത്തിൽ ഒരു Textbook ൽ ഒരു chapter നെപ്പറ്റി നേരെ ചോദിച്ചാ അറിയില്ല കാരണം അത് അവരെ Visions ആണ് നമ്മൾ ഒന്നിൽ എന്താണ് ഉറച്ചു വിശ്വസിത് ഒന്ന് എന്താണ് വേണ്ടതെന്നു ആലോചിക്ക നമുക്കത് കിട്ടിയിരിക്കും പിന്നെ humans ഭാവിയിൽ ഇപ്പൊ കുറെ technology കൾ വരാനുണ്ട് നിങ്ങള് technology യെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലത്തോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു east to west അത് ഇടത്തോട്ട് കറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ Time backward ആവും സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞിട്ടുണ്ട് Time travel Theoretically possible ആണ് പക്ഷെ Practically possible അല്ല ന്നു പറഞ്ഞിട്ടില്ല Theoretically possible ആണ് അതെങ്ങനെ ന്നു വെച്ചാ Gravity അതായത് സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞത് സ്റ്റീഫൻ ഹോക്കിങ് ഒരു വലിയ stage ൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഇത് timeline start ആവാൻ പോവുകയാണ് ഇനി കുറെ വർഷങ്ങൾക്കു ശേഷം അതായത് ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ഞാൻ മരിക്കും അത് കഴിഞ്ഞ് പ കുറെ വർഷങ്ങൾക്കു ശേഷം മനുഷ്യന്മാര് timeline കണ്ടുപിടിക്കും അതിൽ Time travel Time machine കണ്ടുപിടിക്കും എന്നിട്ട് സ്റ്റീഫൻ ഹോക്കിങ് ഇപ്പൊ സംസാരിക്കുന്ന നേരത്തേക്ക് ആള് വരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ സമയത്ത് ഏതൊരു മനുഷ്യൻ ചെന്നിട്ടുണ്ട് അത് ആർക്കും അറിയത്തില്ല അതൊരു Time travel അത് എല്ലാവരും തിരിച്ചറിയണം പക്ഷേ ഇപ്പോൾ നമ്മക്ക് ഈ വലിയ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ അത്ഭുതായിട്ട് തോന്നില്ല കാരണം എല്ലാം Mystery കളാണ് വേറെ correct ആയിട്ട് പറയുകയാണെങ്കി നമുക്കിപ്പൊ ഏർ പ്പോ ഒരു ഒരു പടക്കം അല്ലേയോ പടക്കം വേണ്ട ഒരു തീപ്പെട്ടി അത് വെറുതെ കത്തിക്കുമ്പോ തീ പോലെ ഒരു സാധനം വരില്ലേ ആദ്യകാലത്ത് ഇതൊക്കെ വലിയ ഒരു Mystery ആയിട്ടാണ് വന്നത് പക്ഷേ നിങ്ങക്ക് ഇപ്പം Mystery ആയിട്ട് തോന്നുന്നുണ്ടോ wireless ആയിട്ടുള്ള അല്ലെങ്കി phone ഇവിടെ നിന്ന് എത്ര Kilometre ഉള്ള ആളെ നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് ഇതെന്ത് magic ആണോ അല്ലല്ലോ അതൊക്കെ നമുക്ക് പിന്നീട് മനസിലാവും ഇതൊന്നും magic അല്ല ഇതൊക്കെ Original ആയിട്ട് സംഭവിക്കും ഭാവിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരും ഇതുപോലെ അപ്പൊ ഇന്നത്തെ ആളുകളുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ atitude personalities ആണ് അവരെല്ലാരും different ആണ് seven million people ഉണ്ട് എല്ലാവരും different ആണ് ഓരോരുത്തരും different ആണ് ആരും same അല്ല മുഖത്തിൽ ചെറിയ ചെറിയ ഏർ face Physically similarity വരുന്നവരുണ്ട് അത് genetics പക്ഷേ character ഒരിക്കലും same ആവത്തില്ല ആരുടേയും എന്തെങ്കിലുമൊക്കെ difference വരും പിന്നെ ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് അവർക്ക് ചുമ്മാ ഇരുന്നൂടെ അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ചെയ്തിട്ട് മനുഷ്യന്മാരെ വെറുതെ ഏർ ഭുമിയെയൊക്കെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ Education system indian Educational system അതിനെപ്പറ്റി പറയാണെങ്കി ലോകത്തിലെ ഏറ്റവും തന്നെ ഏറ്റവും low class അല്ലെങ്കിൽ local Education system ആണ് indian Education system ഞാന് ഒരു indian നാണ് പക്ഷേ ഇന്ത്യ താഴ്ത്തി പറയുന്നതല്ല എ Education കൊള്ളാം പക്ഷേ ഇവിടുത്തെ Educational system bore ആണ് ഇന്ത്യ കൊള്ളാം ഇന്ത്യരെ Culture കൊള്ളാം പക്ഷെ ഇന്ത്യയിലെ systems വളരെ bore ആണ് ആഹ് അപ്പൊ ആള് പഠിക്കുന്നു അതുകൊണ്ട് പരീക്ഷയൊക്കെ എഴുതുന്നു പഠിക്കുന്നു പരീക്ഷയൊക്കെ എഴുതുന്നു മറക്കുന്നു എന്താണുപയോഗം പണ്ടത്തെ ഐൻസ്റ്റീനും ആൽബർട്ട് ഐൻസ്റ്റീനും ഏർ തോമസ് എഡിസണും നിക്കോള ടെസ്ല ഒന്നും ഇപ്പൊ ഇല്ല ഇനി വരാൻ പോണൊന്നും തോന്നുന്നില്ല കാരണം ഇപ്പൊ എല്ലാം Phone ലെ ജീവിതമാണു യന്ത്ര ജീവിതമാണ് പഠിക്കുന്നു Phone നോക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ptperiod കളിയ്ക്കാൻ പോലും sports nd arts പോലും ഇപ്പളത്തെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആള്കൾക്കറിയെങ്കിൽ തന്നെ പിള്ളേർക്ക് അറിയൂഎങ്കി തന്നെ car ൻ്റെ കളിപ്പാട്ടം പൊട്ടിക്കാ motor കൾ ഊരുക connect ചെയ്യുക അല്ലെങ്കിൽ bulb കത്തിക്കുക ഇതുതന്നെയാണ് ആളുകൾക്കു അറിയാനുള്ള വേറൊന്നും ആളുകൾക്ക് അറിയത്തില്ല Phone നോക്കുക Phone നോക്കുക Phone നോക്കുക ക്ക് Phone മാത്രം മതി പിന്നെ ഒരുപാട് മതങ്ങള് വരുന്നുണ്ട് ചിലർക്കൊക്കെ ഒരുപാട് over ആയിട്ട് വിശ്വാസമുണ്ടാകും over ആയിട്ട് വിശ്വാസം ചിലർക്ക് വിശ്വാസമേ ഇല്ല പക്ഷേ അതൊന്നും തെറ്റില്ല കാരണം നമ്മുടെ വിധി ഒന്നുമില്ല അങ്ങനെ already എഴുതി വെച്ചിട്ടൊന്നുമില്ല നമുക്ക് തോന്നുന്നതാണ് വെറുതെ

തെറ്റുകൾ സംഭവിക്കാറുണ്ട് നമ്മളാരും തെറ്റ് ചെയ്യാത്തവരല്ല നമുക്ക് എല്ലാവർക്കും തെറ്റു വരും കാരണം നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് മനുഷ്യരാരും perfect അല്ല അതുകൊണ്ട് ഈ പറയുന്ന ഞാനായപോലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നയ ആൾ ആയിരിക്കും പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുന്ന ആളായിരിക്കില്ല പക്ഷേ പറയുമ്പോൾ പറയണം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു success person നു വേണ്ട Dedication determination passion confidence Hard work Consistency ഒക്കെയാണെന്നു പറയും പക്ഷെ ഒരു success ആയ ആളെടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ values എല്ലാം കാണണം എന്നില്ല ചിലപ്പോൾ ചിലർ ഉടായിപ്പ് കാണിച്ചായിരിക്കും success ആയത് ആ ഉടായിപ്പിൽ പോലും എന്ത് ഉണ്ട്